ഈ ആസിഫലിയെ വേണ്ടാ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അയാളുടെ വീട് മൊത്തം വെള്ളം കേറും

അത് തന്നെ ആയഅയാളും അവസാനം ക്യാമ്പിൽ പോകുവാണ് അയാൾ ഫാമിലിയായിട്ട് എല്ലാം നശിച്ചല്ലോ എല്ലാം അയാൾ ക്യാമ്പിൽ പോയി കിടക്കുവാണ്, പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുതീഷ് സുതീഷില്ലേ, ഓട്ടിസം അത് തന്നെ സുതീഷിന്റെ വീട് എന്ന് പറയാൻ നേരം ഇത്തിരി ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു വീട് ഉള്ള സ്ഥലം

അപ്പൊ അവിടെന്നു ഉരുൾ ഒക്കെ പൊട്ടി വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു വശത്തു പിന്നെ ഡാമിൽ നിന്ന് വെള്ളമൊഴുകുന്നത് വേറെ ഒരു വശത്തു എല്ലാം കൂടിയായിട്ട് സുതീഷിന്റെ വീട്,

അതിന്റെ ഇടക്ക് ഒരു മരം വീണിട്ടു അവരുടെ വീട് മൊത്തം തകരുകയും ചെയ്‌തു.

അപ്പൊ ഈ കൊച്ചിനെ എടുത്തോണ്ട് ഓടാനും പറ്റൂലല്ലോ. വലിയ കൊച്ചാണ് അപ്പോ അങ്ങനെയായിട്ട് കൊച്ചിനേം കൊണ്ട് ഇവർ വെള്ളത്തിൽ തല വരെയും മുങ്ങി കിടക്കുവാണ്, ഇവർ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ തൂങ്ങി കിടയ്ക്കും പേരയുടെ മേൽ കൂരയിൽ അങ്ങനെ കിടക്കുമ്പോഴാണ്, ടോവിനോ ഇങ്ങനെ എല്ലാം പുനരുധിവാസ കേന്ദ്രത്തിൽ ചെന്ന് നോക്കും സുതീഷും കോച്ചും ഉണ്ടോ എല്ലായിടത്തും പോയി നടക്കുമ്പോഴും, സുതീഷ് അതെ സുതീഷ് അതിന്റെ അകത്തു ഒരു പാവം മനുഷ്യനാണ് നല്ല കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, ടോവിനോക്ക്

അപ്പോ അങ്ങനെ മൊബൈലിൽ വിളിക്കുമ്പോൾ മൊബൈൽ റിങ് ചെയ്യും കാരണം മൊബൈൽ മൊത്തം ഇവർ മൂടിക്കെട്ടി വെച്ചിരുക്കുവാന്ന് വെള്ളം കേറാതിരിക്കാം അപ്പോ മൊബൈലിൽ വിളിക്കുമ്പോൾ സുതീഷ് എടുക്കുവാണ്‌ സുതീഷ് പറയും എടാ ഞങ്ങളെ രക്ഷിക്കടാ രക്ഷിക്കടാ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവാൻ വന്നു ഇവരെ രക്ഷിക്കുവാണ് രക്ഷിക്കാൻ വേണ്ടി, ടോവിനോ വന്നു വള്ളത്തിൽ തുഴഞ്ഞു വന്നു ഇവരെ രക്ഷിക്കും.

, അപ്പൊ അങ്ങനെ രക്ഷിച്ചു അവസാനം ഇവർ പോകുവാ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രൻസിന് കണ്ണു കാണാത്തില്ലല്ലോ,

ഇന്ദ്രൻസിന്റെ വീട്ടിൽ ഒന്നും വെള്ളം കേറിയില്ല താഴെ മൊത്തവും വെള്ളമായിരുന്നു.

അപ്പോ അങ്ങനെ ടോവിനോ ഇങ്ങനെ സുതീഷിനെ രക്ഷിച്ചോണ്ട് വരുമ്പോഴാണ് ഇയാൾ ഇങ്ങനെ കുടയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുവാ വെള്ളത്തിലൂടെ അറിയതില്ലല്ലോ വെള്ളം എന്തോരം ഉണ്ടെന്നു അറിയതില്ലല്ലോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഇന്ദ്രൻസ് വെള്ളത്തിലോട്ട് അങ്ങോട്ട് വീഴും. അപ്പോ നമ്മുടെ ഇവൻ രക്ഷിക്കുവാണ് ടോവിനോ. അപ്പോ ടോവിനോ ഇന്ദ്രൻസിനെ രക്ഷിക്കും പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് അറിയോ പിന്നെ, ഈ ടോവിനോ ഇന്ദ്രൻസിനെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സസ്പെൻസ് ആണ്.

പിന്നെ ഈ ടോവിനോയെ കാണത്തില്ല പിന്നെ,

അത് കഴിഞ്ഞു പിന്നെ കഥയിൽ ടോവിനോക്ക് എന്ത് പറ്റിയൊന്നും, അപ്പ കാണിക്കുന്നില്ല

അവർ എല്ലാം കരയുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ആഹ് ഇന്ദ്രൻസിനെ രക്ഷിക്കും പക്ഷെ ടോവിനോയെ പിന്നെ കാണത്തില്ല പിന്നെ കാണിക്കുന്നത്, നമ്മുടെ ഇയാളുടെ വീടൊക്കെ നശിച്ചുപോവും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീട് ഉണ്ടാക്കും ആ വീടൊക്കെ നിന്നനിപ്പിൽ ഇടിഞ്ഞു താഴെ വീഴും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതല്ലേ

അപ്പോ അങ്ങനെ ലാസ്റ്റ് പ്രളയം എല്ലാം കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെക്കുവാണ് നമ്മുടെ സമൂഹത്തിന്റെ നായകൻ ഇത്രേം പ്രളയം ഒക്കെ രക്ഷിച്ച നായകൻ,

ജന്മനാടിന്റെ വിട എന്നൊക്കെ പറഞ്ഞിട്ട് ടോവിനോയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു മണ്ഡപം ഒക്കെ ഉണ്ടാക്കുവാണ്. അപ്പൊ പിന്നെ കാണിക്കുവാണ് അവൻ എന്താണ് പറ്റിയതെന്ന് അതായത് ഇന്ദ്രൻസിനെ രക്ഷിക്കുന്നതിന് ഇടക്ക് അവന്റെ കാൽ ഒരു കല്ലിന്റെ ഇടക്ക് കുടുങ്ങും,

അത് കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ആഹ് നായകൻ മരിക്കും അവൻ മരിച്ചുപോയിട്ടു, പിന്നെ ഇന്ദ്രൻസ് അവിടെയിരുന്നാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത പിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണാണെങ്കിൽ അവളും ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാട്ടോ. അവളും സഹായിക്കുന്നുണ്ട് അവൾ ഇങ്ങനെ കരയുവാണ് ഇവൻ മരിച്ചുപോയല്ലോ.

പക്ഷെ അവൻ മരിക്കണ്ടായിരുന്നല്ലേ, ആഹ് അതെ അതെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. ഓരോരുത്തർ ആഹ് ടോവിനോ മരിക്കും പിന്നെ ലാലും മരിക്കും അതിനകത്ത്,

അങ്ങനെയൊക്കെയാണ് അതിന്റെ അകത്തെ കഥ ചേച്ചി ഇനി കണ്ടുകഴിയുമ്പോഴാണ് ശരിക്കും, ഒരു ഇത് കിട്ടുന്നെ അതെ അതെ ആ മഴപെയ്യുമ്പോൾ ഉരുൾ പൊട്ടുന്നതും അതെ അന്നൊരു സംഭവം ഉണ്ടായില്ലേ മരം ഇങ്ങനെ വന്നിട്ട് ഒഴുകിവരുന്നത് ഇങ്ങനെ അതൊക്കെ, അതെ അതെ ഇത് അനിമേഷൻ ആയിരിക്കുമല്ലേ? ആഹ് അനിമേഷൻ ഉണ്ടായിരിക്കും. പിന്നെ കുറേയൊക്കെ അവർ പന്ത്രണ്ടു ഏക്കർ സ്ഥലത്തു വെള്ളം കെട്ടി നിർത്തുവല്ലേ,

നല്ല വെള്ളം ഉണ്ടാവുമല്ലോ

ഒരേ ഡ്രസ്സ് തന്നെ ഒരു മുണ്ടും ഒരു ഷർട്ടും അത് തന്നെ ഫുള്ളും.

അപ്പൊ അങ്ങനെ നല്ലയൊരു അനുഭവമാണ് നമുക്ക്

അതിന്റെ അകത്തു ഓരോ അനുഭവും ഓരോ ഫീലിങ്ങ്സും. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പ്രസവവേദന എടുത്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ വേദന എന്ന് പറയുമ്പോൾ അത് നമുക്ക്

അതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവസാനം ഒരു രസമുണ്ട് ഈ കൊച്ചു ഇവൾ പ്രസവിച്ചു ഈ പെണ്ണ് പ്രസവിച്ചിട്ടു പിന്നെ ഈ കൊച്ചിന്റെ തുണിയില്ലേ കുഞ്ഞു തുണികൾ, അതിങ്ങനെ ചേർത്ത് വെച്ചിട്ടുതാങ്ക്യൂ എന്ന് എഴുതും ഇവർ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോകുവായിരിക്കും അപ്പൊ ഇവർ ആകാശത്തു നിന്ന് ഇങ്ങനെ കാണുവാണ് തുണികൾ ഇങ്ങനെ താങ്ക്യൂ എന്ന് ഉള്ള ഷയിപ്പി ൽ ഇങ്ങനെ

പക്ഷെ തീയറ്ററിൽ പോയി കാണണം എന്നാലേ അതിന്റെ നല്ലയൊരു ഇത് കിട്ടത്തുള്ളൂ. ശരിയാ തീയറ്ററിൽ പോയാൽ അല്ലെ അതിന്റെ ഭംഗി അറിയുള്ളു അതെ തീയറ്ററിൽ പോകുമ്പോൾ നല്ല മുഴക്കവും പിന്നെ ശരിക്കും അവിടെയാണെന്നുള്ള ഫീലിങ്ങ്സ് നമുക്ക് വരും ടോവിനോ മരിച്ചതിനെക്കാളും എനിക്ക് വിഷമം ലാൽ മരിച്ചപ്പോളായിരുന്നു, എല്ലാവരും ലാൽ മാറ്റും ഭിത്തി ഇടിയുമ്പോഴെത്തെക്ക് ലാൽ പറയും എല്ലാവരും ഓട് ഓട് ഭിത്തി ഇളകുന്നു എന്ന് പറയും.

പക്ഷെ ലാലിന് മാത്രം അതിന്റെ അകത്തു രക്ഷപെടാൻ പറ്റൂല

അതെ സ്കൂളാണ് വല്യ സ്കൂളുകളെല്ലാം പക്ഷേ അതിനകത്തു നല്ല രസമാണ് കഞ്ഞി വെക്കുന്നു പായസം ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് അന്ന് അവർ

അന്നത്തെ സംഭവങ്ങളും ടിവി ന്യൂസും

അതൊക്കെ അതിനകത്തു origioriginal ആയിട്ട് കിട്ടാനേ

അതെ അതെ നല്ലയൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം

എന്താണ് നമ്മൾ അനുഭവിച്ച ഫീലിങ്ങ്സ് പ്രളയ കാലം എന്ന് പറഞ്ഞ ഭയങ്കര ടെൻഷൻ അല്ലായിരുന്നോ എന്തൊരു ടെൻഷൻ വെള്ളം കേറുന്ന സ്ഥലമല്ലെങ്കിൽ പോലും.

ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കാരണം വെള്ളം കയറിയിട്ട് ആഹ് അത് തന്നെ അപ്പൊ അങ്ങനെ നമ്മൾക്ക് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കാര്യം ഓരോരുത്തരുടെ വിഷമം കാണുമ്പോൾ നനഞ്ഞുപോയാൽ,

അവരുടെ ആധാരം എല്ലാം പോയി. എന്തൊക്കെ പോയി നഷ്ടപ്പെട്ട് പോയി പിള്ളേരുടെ ബുക്കുകൾ,

അതെ കണ്ടാൽ തന്നെ മൂന്ന് കോടി എങ്ങാണ്ട് ക്ലബ്ബിൽ വിജയം നേടി എന്നാണ് പറയുന്നത്. അതെ അത്രോം നല്ല പടമാണ്? നീയിപ്പോ പറഞ്ഞപ്പോ ഒരു കേൾക്കാൻ നല്ല ഒരു

ഞാൻ ഇപ്പൊ തീയറ്ററിൽ പോക്ക് ഇല്ലല്ലോ അവളോട് പറഞ്ഞു അവൾ ടെലെഗ്രാമിൽ അയച്ചു തരും. ആഹ് മിന്നുനോട് മൊബൈലിൽ കണ്ടാൽ അത്ര രസം തോന്നൂല്ലാട്ടോ. ആഹ് പോയി കാണണമല്ലേ. ടിവിയിൽ കണ്ടാലേ കുറച്ചും കൂടി വലുപ്പത്തിൽ കണ്ടാലേ രസമുള്ളൂ. പിന്നെ രണ്ടു മണിക്കൂർ മൊബൈലിൽ നോക്കി ഇരിക്കുക എന്ന് പറയാൻ നേരം കണ്ണ് ചിലപ്പോ ഭയങ്കര വേദന ആയിരിക്കും.

ആഹ് കാണാൻ സുഖമാകും

എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ കണ്ടപ്പോൾ

വേറെ അത് തന്നെ വിശേഷമുള്ളത് അപ്പൊ ആരോടെങ്കിലും ചോയ്ക്കണം എന്താ അത് നല്ല പടമാണോ എന്നറിയണം പിള്ളേരെയും കുട്ടിയൊന്ന് പിള്ളാര് പറയുന്നുണ്ട് ഇത് കാണണം. കാണാനുള്ള ആഗ്രഹം കൊണ്ട് കഥ കേട്ടപ്പോൾ നല്ലൊരു ത്രിൽ ആയി,

ആഹ് ഓകെ ഓകെ ഓകെ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

ആ എവിടെയാ ഉള്ളെ ഞാന് വീട്ടിലാ ഉള്ളെ

ഞാൻ ഇപ്പൊ duty കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിട്ടൊള്ളൂ എ ചായ കുടിച്ചോ ചായ കുടിക്കണം ചായ വെച്ചിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാൻ വിചാരിച്ച് നിക്ക ആ പെരുന്നാക്ക് വരുന്നില്ലേ നാട്ടിലേക്ക്